Javaയിലെ സ്ട്രിംഗ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് സ്ട്രിംഗ്സ് സൃഷ്ടിക്കുന്നത് സ്ട്രിംഗ്സ് ചേർക്കുന്നത് ലോവർ caseലേക്കും അപ്പർ caseലേക്കും മാറ്റുന്നത് പോലുള്ള അടിസ്ഥാന സ്ട്രിംഗ് ഓപ്പറേഷൻസ്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി javaയിലെ ഡാറ്റ typesനെ കുറിച്ച് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
Javaയിലെ സ്ട്രിംഗ് എന്നത് charactersന്റെ ഒരു കൂട്ടമാണ്
Stringsനെ കുറിച്ച് മനസിലാക്കുന്നതിന് മുൻപ് ക്യാരക്ടർ ഡേറ്റാടൈപ്പ് എന്താണെന്ന് നോക്കാം
ഇപ്പോൾ eclipseലേക്ക് പോകാം
ഇവിടെ എക്ലിപ്സ് IDEഉം ബാക്കിയുള്ള കോഡിന് വേണ്ടിയുള്ള ഘടനയും ഉണ്ട്
സ്ട്രിംഗ്ഡെമോ ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ചാർ സ്റ്റാർ ഇക്വൽ ടോ സിംഗിൾ quotesനുള്ളിൽ ആസ്ർടെയ്ക്ക്സ്
ഈ സ്റ്റേറ്റ്മെന്റ് ചാർ typeലുള്ള സ്റ്റാർ എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു
ഇതിന് ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ
കുറച്ച് ചാർക്ടർസ് ചേർത്ത് ഒരു വാക്ക് പ്രിന്റ് ചെയ്യാം
ചാർ ലൈൻ നീക്കം ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക ചാർ സി1 ഇക്വൽ ടോ സിംഗിൾ quotesനുള്ളിൽ c ചാർ സി2 ഇക്വൽ ടോ സിംഗിൾ quotesനുള്ളിൽ a ചാർ സി3 ഇക്വൽ ടോ സിംഗിൾ quotesനുള്ളിൽ r കാർ എന്ന വാക്കിന് വേണ്ടി മൂന്ന് ക്യാരക്ടർസ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഈ വാക്ക് പ്രിന്റ് ചെയ്യാനായി ഇവ ഉപയോഗിക്കാം
ടൈപ്പ് ചെയ്യുക systemoutപ്രിന്റ് systemoutപ്രിന്റ് systemoutപ്രിന്റ് printlnന് പകരം പ്രിന്റ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക
ഇത് എല്ലാ charactersഉം ഒരു വരിയിൽ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച പോലെയാണെന്ന് കാണാം
ഈ രീതിയിൽ ഒരു വാക്ക് പ്രിന്റ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ സൃഷ്ടിക്കാൻ പറ്റില്ല
ഒരു വാക്ക് സൃഷ്ടിക്കുന്നതിനായി സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നു
ഇത് ശ്രമിച്ച് നോക്കാം
മെയിൻ methodനുള്ളിലുള്ളതെല്ലാം നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക
സ്ട്രിംഗ് ഗ്രീറ്റ് ഇക്വൽ ടോ ഹെല്ലോ ലർണർ ശ്രദ്ധിക്കുക Stringലെ S uppercaseൽ ആണ്
ഡെലിമീറ്റർസ് ആയി സിംഗിൾ quotesന് പകരം ഡബിൾ ക്യൂട്ടീസ് ഉപയോഗിക്കുന്നു
ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് ടൈപ്പിലുള്ള ഗ്രീറ്റ് എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു
ഇപ്പോൾ ഈ സന്ദേശം പ്രിന്റ് ചെയ്യട്ടെ
systemoutപ്രിന്റ്ലൻ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
സന്ദേശം വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും കാണാം
Javaയിൽ സ്ട്രിംഗ്സ് കൂട്ടി ചേർക്കാനും കഴിയും
ഇതെങ്ങനെയാണെന്ന് നോക്കാം
ഈ സന്ദേശത്തിൽ നിന്ന് ലർണർ നീക്കം ചെയ്യുന്നു
പേര് മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം
സ്ട്രിംഗ് നാമെ ഇക്വൽ ടോ ജാവ സന്ദേശം ഉണ്ടാക്കുവാനായി ഈ സ്ട്രിംഗ്സ് കൂട്ടി ചേർക്കാം
സ്ട്രിംഗ് എംഎസ്ജി ഇക്വൽ ടോഗ്രീറ്റ് പ്ലസ് നാമെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലെ ഗ്രീറ്റ് ന് പകരം എംഎസ്ജി ഉപയോഗിക്കുകprintln
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് അഭിവാദ്യവും പേരും ഉൾകൊള്ളുന്നത് കാണാം
പക്ഷേ ഇവിടെ അവയെ വേർതിരിക്കാൻ സ്പേസ് കാണുന്നില്ല
അതിനാൽ ഒരു സ്പേസ് characterസൃഷ്ടിക്കാം
ചാർ സ്പേസ് ഇക്വൽ ടോ സിംഗിൾ ക്യൂട്ടീസ് ൽ സ്പേസ് വ്യക്തമാക്കുന്നതിന് വേണ്ടി വേരിയബിളിന്റെ പേരിനായി വലിയ അക്ഷരങ്ങൾ ആണ് ഉപയോഗിച്ചത്
നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം
ഇപ്പോൾ സന്ദേശത്തിൽ സ്പേസ് ചേർക്കാം
ഗ്രീറ്റ് പ്ലസ് സ്പേസ് പ്ലസ് നാമെ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം
ഇപ്പോൾ ഔട്ട്പുട്ട് വ്യക്തവും പ്രതീക്ഷിച്ചത് പോലെയുമാണ്
ചില സ്ട്രിംഗ് ഓപ്പറേഷൻസ് പരിശോധിക്കാം
ഹെല്ലോ ജാവ എന്നീ വാക്കുകളിലെ ചില അക്ഷരങ്ങൾ uppercaseലേക്ക് മാറ്റുന്നു
പലപ്പോഴും യൂസർസ് ഇൻപുട്ട് നൽകുമ്പോൾ ഇത് പോലെ മിക്സ്ഡ് caseലുള്ള മൂല്യങ്ങൾ ഉണ്ടാകാറുണ്ട്
ഔട്ട്പുട്ട് കാണാനായി ഫയൽ റൺ ചെയ്യാം
ഔട്ട്പുട്ടിന് വൃത്തിയില്ല എന്ന് കാണാം
ഇൻപുട്ട് വൃത്തിയാക്കാനായി സ്ട്രിംഗ് മെത്തോട് ഉപയോഗിക്കാം
ടൈപ്പ് ചെയ്യുക ഗ്രീറ്റ് ഇക്വൽ ടോ greettoLowerCase ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് greetലെ ഓരോ ക്യാരക്ടർ ഉം lowercaseലേക്ക് മാറ്റുന്നു
നാമെ ഇക്വൽ ടോ nametoUpperCase ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് nameലെ ഓരോ characterഉം uppercaseലേക്ക് മാറ്റുന്നു
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
സ്ട്രിംഗ് മെത്തോഡ്സ് ഉപയോഗിച്ചപ്പോൾ ഔട്ട്പുട്ടിന് വൃത്തി വന്നത് കാണാം
ഇങ്ങനെയാണ് സ്ട്രിംഗ് സൃഷ്ടിക്കുന്നതും സ്ട്രിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നതും
വേറെയും സ്ട്രിംഗ് മെത്തോഡ്സ് ഉണ്ട്
കൂടുതൽ പ്രയാസമുള്ള തലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവ പരിശോധിക്കാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് സ്ട്രിംഗ്സ് സൃഷ്ടിക്കുന്നത് സ്ട്രിംഗ്സ് കൂട്ടി ചേർക്കുന്നത്
ലോവർ caseലേക്കും അപ്പർ caseലേക്കും മാറ്റുന്നത് പോലുള്ള സ്ട്രിംഗ് ഓപ്പറേഷൻസ്
ഒരു അസ്സൈന്മെന്റ് Javaയിലെ stringsന്റെ കോൺകാട്ട് methodനെ കുറിച്ച് വായിക്കുക സ്ട്രിംഗ്സ് കൂട്ടി ചേർക്കുന്നതിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസിലാക്കുക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
ഇത് സ്പോകെൻ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി